നമസ്കാരം ജിയാദ്. സുഖമായിരിക്കുന്നോ?

ഇവിടെയും സുഖായിട്ടിരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെ. ഞാനിപ്പോൾ ഊണു കഴിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വാർത്തയിൽ ഒരു വാർത്ത കണ്ടത്. ഈ കാലത്തിലെ മാറുന്ന ഭക്ഷണരീതികളെക്കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു ഞാൻ കണ്ടത്. ഇപ്പോഴത്തെ മാറുന്ന ഭക്ഷണരീതികളെക്കുറിച്ച് എന്താണ് ശ്രേയയുടെ അഭിപ്രായം?

ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കൂടുതലായി കണ്ട്, കണ്ടുവരുന്നുണ്ട്. ജിയാദിന് അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതെ. നമ്മളിപ്പോൾ പെട്ടന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അഥവാ മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പഴയകാലങ്ങളിൽ അധികവും വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത്. അതിൽ ആവശ്യമായ പോഷകങ്ങളും വിറ്റാമിനുകളും എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നു, നമ്മൾ കുറച്ചുകൂടി ആരോഗ്യവാന്മാരായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന തലമുറയും എല്ലാം കാലക്രമേണ ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അവരുടെ ഭക്ഷണ രീതികളും അവരുടെ ജീവിതശൈലികളും ഒക്കെയാണ് ഇതിനു കാരണം.

കഴിക്കുന്നു. അങ്ങനത്തെ ഭക്ഷണരീതികളിൽ നിന്നുണ്ടാകുന്ന, ഉണ്ടാകുന്ന വിപത്ത് വളരെ വലുതാണ്. അതേ, കഴിഞ്ഞദിവസം എൻറെ അമ്മ എന്നോട് പറയുകയുണ്ടായി. വീട്ടിൽ പാച, പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങളും, വീട്ടിൽ നമ്മൾ വളർത്തുന്ന, ജൈവ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പച്ചക്കറികളും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുറച്ചുകൂടെ ആരോഗ്യ

നന്നായി കൊള്ളണമെന്ന് മാത്രമല്ല എല്ലായ്‌പ്പോഴും ഭയങ്കര ആരോഗ്യ പൂർണമാകണം എന്ന് നിർബന്ധമില്ല പക്ഷേ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചാൽ അത് കുറച്ചുകൂടി ആരോഗ്യപരവും അത് നമുക്ക് ഒരു മനസ്സിന് ഒരു സന്തോഷവും കൂടെ ആകും എന്നു തോന്നുന്നു എനിക്ക്. അതെ മായം കലർത്താത്തതും വേറെ വ്യാജ, അഥവാ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവും ഇല്ലാത്ത ഭക്ഷണമായിരിക്കും എന്തുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ചെറിയ അളവ് മായം എങ്കിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജൈവ കൃഷി നടത്തിയിട്ടോ അങ്ങനെയൊന്നും വരുന്ന ഭക്ഷണങ്ങൾ അല്ല നമുക്ക് ലഭ്യമാകുന്നത് കടകളിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ കാലാവസ്ഥയുടെ മാറ്റവും അങ്ങനത്തെ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്ലാസ്റ്റിക് അംശങ്ങൾ വരെ നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ വളരെ ചെറിയ ചെറിയ അളവിൽ പ്ലാസ്റ്റിക് അംശങ്ങൾ വരെ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉണ്ട്. നമ്മൾ അത് ഇനി ഒരുതരത്തിലും നമുക്ക് മാറ്റാൻ കഴിയാത്ത രീതിയിലേക്കുപോലും അത് പോയി കഴിഞ്ഞു എന്നാണ് ഞാൻ ഈയിടെ ഒരു വാർത്തയിൽ വായിച്ചത്.

അത് അത് വളരെ ശരിയാണ് ജിയാദ്. ഞാൻ, ഞാൻ കൂടുതൽ കഴിക്കാറുള്ളത് എനിക്ക് മധുരപലഹാരങ്ങളോട് ആണ് കൂടുതൽ താല്പര്യം. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ, കൂടുതൽ ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ വീട്ടിലും ജൈവകൃഷി കുറച്ച് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ വീട്ടിലത്തെ ഭക്ഷണം ഇഷ്ടമാണ്, പുറത്തുനിന്ന് ഇടയ്ക്ക് കഴിക്കാനും ഇഷ്ടമാണ്. കാരണം, ഇടയ്ക്ക് കഴിക്കാൻ തോന്നാറുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം. പിന്നെ കൂടുതൽ മധുരത്തിനോട് ആണ് താല്പര്യം. അഹ്, മധുര പലഹാരങ്ങളും മിഠായികളും ഒക്കെയാണ് കൂടുതൽ കഴിക്കാൻ താല്പര്യം. ജിയാദിനോ? ഞാൻ കുറച്ച് അധികം തന്നെ അറേബ്യൻ ഭക്ഷണങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അതുപോലെതന്നെ നാടൻ മധുരപലഹാരങ്ങളും എനിക്കിഷ്ടമാണ്. എനിക്ക് മൈസൂർപാക്ക്, അതുപോലെതന്നെ ജിലേബി ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് അൽഫാം, മന്തി, കബ്സ എന്നീ അറേബ്യൻ ഭക്ഷണങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട്, ഇതിന്റെ ഒരു അതിപ്രസരം വരെ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രേയ ഇത്തരത്തിലുള്ള മറുനാടൻ ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അത് എന്താണ്? ശ്രേയയ്ക്ക് ഇഷ്ടമാണോ? അത്, അത് വളരെ ശരിയാണ്. ഇപ്പോൾ നമ്മളെപ്പോലെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലും ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന ഒരു സ്വഭാവ ശൈലിയാണ് പുറത്തുനിന്ന്, മറുനാടൻ ഭക്ഷണങ്ങൾ ഒക്കെ ഇപ്പോൾ കഴിക്കുക എന്നുള്ളത്. അത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ, അത് വളരെയധികം കൂടുതലായി ഇപ്പം കഴിക്കുന്നത് എനിക്ക് അത്ര വല്യ ഇഷ്ടമല്ല. പിന്നെ എനിക്കിഷ്ടം വേറെ ജില്ലകളിലെ, വേറെ സംസ്ഥാനങ്ങളിലെ ഒക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒക്കെയാണെങ്കിൽ സദ്യയൊക്കെ ഭയങ്കര ഭയങ്കര നല്ലതാണെന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കണം എന്നുണ്ട്. പിന്നെ, കോഴിക്കോട് നിന്ന് ആണെങ്കിലും അവിടുത്തെ ഇറച്ചി ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുണ്ട്. പിന്നെ പുറത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ കൂടുതൽ അരി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, അല്ലേൽ ചോറ് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണല്ലോ. പക്ഷേ ഉത്തരേന്ത്യയിൽ ഒക്കെ കൂടുതൽ ഗോതമ്പാണ് കൃഷി ചെയ്യുന്നത്. അതുകാരണം, ഗോതമ്പ് പലഹാരങ്ങളും ഭക്ഷണങ്ങളും ആണ് കൂടുതൽ കാണുക. അതൊക്കെ എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ജിയാദിന് എങ്ങനെയാണത്? അതെ, എനിക്കും കേരളത്തിൽ തന്നെയുള്ള ഓരോ സം, ജില്ലയിലെയും ഭക്ഷണങ്ങൾ ശ്രമിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തെ സദ്യ ഞാൻ കുറച്ചു കാലം മുന്നേ കഴിച്ചു നോക്കിയിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ അങ്ങനെയൊരു കാര്യം തന്നെ ചിന്തിച്ചുതുടങ്ങിയത്. കേരളത്തിൽത്തന്നെയുള്ള ഭക്ഷണങ്ങൾ പലതും ഞാൻ കഴിക്കാത്ത പലതരത്തിലുള്ള വിഭവങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഇനിയും തേടിപ്പിടിച്ച് കഴിച്ചുനോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്തും കോഴിക്കോടുമുള്ള വിഭവങ്ങൾ കുറെയെങ്കിലും കുറെയെങ്കിലും പരിചിതമാണെങ്കിൽക്കൂടി അവിടെപ്പോലും പരിചിതമല്ലാത്ത ഭക്ഷണങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കഴിച്ചുനോക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം മാത്രമേ ഞാൻ അതല്ലാതെ കഴിച്ചിട്ടുള്ളൂ. അതിൻറെ ഇടയിൽ മറ്റു പല ജില്ലകളും ഉണ്ടല്ലോ. ആ ജില്ലകളിൽ നിന്നും ഒക്കെ ഭക്ഷണം കഴിക്കണമെന്നും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ഓരോ നാടിന്റെയും സംസ്കാരത്തിന് അനുസരിച്ചും അവിടുത്തെ ഓരോ രീതികൾക്ക് അനുസരിച്ചും ഭക്ഷണങ്ങളുടെയും രുചിയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ മാറുമല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇതിൽ ഉണ്ടാകുന്നത് എന്നും കൂടി എനിക്ക് അറിയണമെന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള ബിരിയാണി ആയിരിക്കില്ല തിരുവനന്തപുരത്തുള്ള ബിരിയാണി അത് ഇനിയിപ്പം ഒരേ പോലെ തന്നെ

അതുപോലെതന്നെ ഇന്ത്യയിലെ മറു നാട്... ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ള ഭക്ഷണം, രീതി എങ്ങനെയാണെന്നും ഇപ്പോൾ ഹൈദരാബാദ് ഒക്കെ പത്തുനാല്പതു വിഭവങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഭക്ഷണം ഒക്കെ ഉണ്ട്. സദ്യ പോലെ തന്നെ അവിടെയും അങ്ങനെ ഒരു രീതി ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു അതൊക്കെ ഒന്നു പോയി ശ്രമിച്ചുനോക്കണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം ഇപ്പോൾ അത് ശരിയാണ് കേട്ടോ ഞാനും, പുറത്ത് എൻറെ ചേച്ചി പഠിക്കുന്നത് ഹൈദരാബാദ് ആണ്. അപ്പോൾ അവിടെ ചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്, അവിടെ ബിരിയാണികൾ ഭയങ്കര അവിടുത്തെ ബിരിയാണി ഭയങ്കര നല്ലതാണെന്ന്. അങ്ങനെ ഓരോ സ്ഥലത്തിനും ആ സ്ഥലത്തിൻറെ പ്രത്യേകതയായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാകും. എനിക്ക് അതൊക്കെ ഇങ്ങനെ കഴിച്ചു നോക്കണം എന്നുണ്ട്. പിന്നെ അതു മാത്രമല്ല, അതിൻറെ ഒപ്പം തന്നെ വീട്ടിലും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യാനും താല്പര്യമുണ്ട്. കാരണം, വീട്ടിൽ നമ്മൾ തനി, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ

അപ്പോൾ ജിയാദിന് വീട്ടിലത്തെ ഭക്ഷണമാണോ കൂടുതലിഷ്ടം? പുറത്തുനിന്ന് കഴിക്കാൻ ആണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് എൻറെ വീട്ടിലെ ഭക്ഷണം തന്നെയാണ് കൂടുതൽ ഇഷ്ടം. എങ്കിൽക്കൂടി ഇടക്കൊക്കെ ഒരു വിനോദം എന്ന രീതിയിൽ നമ്മൾ പുറത്തുപോയി കഴിക്കാറുണ്ട്.

വിഭവങ്ങളാണ് കൂടുതൽ ലഭ്യമാകുന്നത്. കാരണം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അടുത്ത് ഇക്കാലത്ത് അതാണ് കുറച്ചുകൂടി ആളുകൾ ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം അതാണ്. അതുകൊണ്ടുതന്നെ ഈ ഷവായ, ഷവർമ, അൽഫാം, മന്തി അങ്ങനത്തെയൊക്കെ വിഭവങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ ആളുകൾ പുറത്തുപോയി കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നത്. അതല്ലാതെ പിന്നെയുള്ളത് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെയൊക്കെ നമ്മുടെ ഒരു, ഒരു തരത്തിൽ നമ്മുടെ നാട്ടിൽ, നാടിനും കൂടി സ്വന്തമായിട്ടുള്ള ബിരിയാണി, നെയ്ച്ചോറ് പോലെയുള്ള ഡിഷുകൾ ആണ്. പോലുള്ള വിഭവങ്ങളാണ്, അപ്പോൾ

അപ്പോൾ വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള മറുനാടൻ വിഭവങ്ങൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അതും ഒരു പ്രത്യേക രസമാണ്. പക്ഷേ എങ്കിൽ കൂടി വീട്ടിലുള്ള നാടൻ ചോറും കറിയും പപ്പടവും മീൻ പൊരിച്ചത് അങ്ങനത്തെയൊക്കെ വിഭവങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടം അതൊക്കെ തന്നെയാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ മറ്റ് പുറത്തുപോയി കഴിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുംകൂടെ ഒരു സന്തോഷവും, കുറച്ചും കൂടെ നല്ലതായിട്ടും തോന്നുന്നത് അങ്ങനത്തെ വിഭവങ്ങളാണ്. പിന്നെ വീട്ടിൽ തന്നെ ജൈവകൃഷി

അത് ഞങ്ങളുടെ വീട്ടിലും കൂടുതൽ അച്ഛനും അമ്മയും ആണെങ്കിലും രണ്ടുപേരും കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂവെങ്കിലും ആ സ്ഥലത്ത് നമ്മൾ പച്ചക്കറികളൊക്കെ വെച്ച് ഇപ്പോൾ മുളക്, തക്കാളി, വെണ്ടയ്ക്ക, പടവലങ്ങ അതുപോലെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ വളർത്തി അവിടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ച് ഉണ്ടാക്കാറാണ് ചെയ്യാറ് ഭക്ഷണം. അതാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് എപ്പോഴും വാങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല, വീട്ടിൽ കുറച്ച് അതിനെ പരിപാലിച്ച് നമുക്ക് കഴിക്കാനും കൂടുതൽ രുചികരവും കൂടുതൽ ആരോഗ്യപരമായിട്ടും അതാണല്ലോ നല്ലത്. പിന്നെ നേരത്തെ ജിയാദ് പറഞ്ഞതുപോലെ ഇപ്പോൾ പുറത്തത്തെ മറുനാടൻ ഭക്ഷണങ്ങൾ ഒക്കെ വീട്ടിൽ വയ്ക്കുന്നത് വളരെ നല്ല കാര്യം ആണ് കാരണം അപ്പോൾ നമുക്ക് അതിൻറെ രുചിയും ആസ്വദിക്കാൻ പറ്റും, എന്നാൽ ആരോഗ്യവും, ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ചായ, കാപ്പി ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ? അതോ, കൂടിക്കാറ്, കുടിക്കണ ഒരു ശീലമുണ്ടോ ജിയാദിന്? അതെ ഞങ്ങളുടെ വീട്ടിൽ ചായ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. ചായ എല്ലാ, അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കൂടെ ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കൂടെയുണ്ടാക്കും. എന്നിട്ട് എല്ലാവരും കൂടെ ചുറ്റി ഇരുന്നിട്ടു കുടിച്ച് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഒക്കെ പറഞ്ഞ്, അങ്ങനത്തെയൊരു രീതിയിലാണ് വീട്ടിൽ ഉണ്ടാകാറ്. പിന്നെ ഇപ്പോഴത്തെ ഈ മാറുന്ന ഭക്ഷണരീതി, ഈയൊരു മാറ്റമുണ്ടായി തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം തന്നെ കുറച്ച് വേഗം, വേഗത്തിലുള്ള ജീവിതത്തിന് വേഗത്തിലുള്ള ഭക്ഷണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നും ആണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണ രീതിയിലേക്ക് പൊയ്‌പ്പോയത് എന്ന് എനിക്ക് തോന്നുന്നു. ആളുകൾക്ക് കാത്തിരിക്കാനോ, അല്ലെങ്കിൽ ആളുകൾക്ക് ഈ ജൈവകൃഷി നടത്തി അത്രയും അത്രയും കാത്തിരുന്ന്, അത്രയും പരിപാലിക്കാനും ഒന്നും ഉള്ള സമയം ആളുകൾക്ക് ഇല്ല. അതിനുള്ള ക്ഷമ ആളുകൾക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെയതെ. ജോലിപരമായും തിരക്കിലാണ്, തിരക്കാണ് നമുക്കെല്ലാവർക്കും. അതുകാരണം പച്ചക്കറികൾ വളർത്താനും ഉള്ള സമയം എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇപ്പം ഒരു ചെടി നടുക ആണെങ്കിലും അതിനെ നമ്മൾ പരിപാലിക്കണം. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി എല്ലാവർക്കും താല്പര്യം. കാരണം അതാകുമ്പോൾ കുറേ അതിൻറെ പുറകേ നമ്മൾ കുറെ നടക്കേണ്ടി വരില്ലല്ലോ.

എന്നൊരു തോന്നൽ എനിക്ക് വരാറുണ്ട് ഇടയ്ക്ക്. ജിയാദിന് അതിനെ പറ്റി എന്താ അഭിപ്രായം? അതെ അത് ശരിയാണ്. അങ്ങനെ സമയക്കുറവ് എല്ലാവരും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ നല്ല നിലവാരമുള്ള പച്ചക്കറികൾ, നല്ല നിലവാരമുള്ള ഭക്ഷണം കഴിക്കണം എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ, നമുക്ക് ഉറപ്പുവരുത്താൻ, സാധിക്കണം. അങ്ങനെ ഉറപ്പു നമുക്ക് അങ്ങനെ ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം. അങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ കുറവാണ് എന്നാണ് എന്റെ ഒരു ധാരണ. കാരണം ഈ പച്ചക്കറികൾ പലരും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ജൈവം ആണെങ്കിൽ കൂടി അതിലും ചെറിയ ചെറിയ മായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം അതിൻറെ വളർച്ചേനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനോ അങ്ങനെയൊക്കെ വളങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻറെ ഒരു പ്രകൃതിദത്തമായ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടുപോകുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്.

അതെ അതെ. അത് വളരെ ശരിയാണ് എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് ഇന്ന്? ശ്രേയ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇനി നേരിട്ട് കാണുമ്പോൾ കൂടുതലായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആകുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് അധികം തന്നെ സംസാരിക്കാനും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. അതേ ജിയാദേ എന്തായാലും. ഇനി നേരിട്ട് കാണുമ്പോൾ എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതേ. എങ്കിൽ നമുക്ക് കാണാം ശ്രേയ, നന്ദിയുണ്ട്.